നമസ്‌കാരം, നമസ്‌കാരം

നമസ്കാരം, രാഹുൽ സുഖമായിട്ടിരിക്കുമോ? ഓ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?

എ ഏഹ് ലക്ഷ്മി സുഖായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു ഇവിടെ എല്ലാവരും വെറുതെ ഇരിക്കുവാണ് എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന് ആലോചിച്ച് ഇരിക്കുവാണ് ഞാനിപ്പോ. ഓ , വളരെ നല്ലത്. എന്തൊക്കെയാണ് പ്രിയപ്പെട്ട വിനോദങ്ങൾ? പ്രിയപ്പെട്ട വിനോദങ്ങൾന്ന് പറയുന്നത് ചലച്ചിത്രങ്ങൾ കാണുക,

കളിക്കാൻ പോവുകക്കെ ഒരൂ എൻ്റെ പ്രിയപ്പെട്ട വിനോദമാണ്. ആഹാ, എനിക്കും ഇഷ്ടമാണ് ഈ വിനോദങ്ങളൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടുകൾ കേൾക്കാനാണ്. പാട്ടുകൾ കേൾക്കുക, യാത്രകൾ ചെയ്യുക, ഇതുപോലെ ചലച്ചിത്രങ്ങൾ കാണുക. ഇതൊക്കെ എൻ്റെയും പ്രിയപ്പെട്ട വിനോദങ്ങളാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്? എനിക്കങ്ങനെ ചോദിക്കാണെങ്കിൽ ഞാൻ യേശുദാസിന്റെ പാട്ടുകളൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്.

നമ്മടെ രാജ്യത്തെ പടങ്ങളും, നമ്മടെ നാട്ടിലെ സിനിമകളും

ഓം മലയാളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പത്മരാജൻ്റെ സിനിമകളും, ഭാരതൻ്റെ സിനിമകളും

ഓ, പത്മരാജന്‍ എന്ന് പറഞ്ഞ സിനിമകള്‍ എനിക്കും ഇഷ്ടാണ്.

കാലത്തിനു മുമ്പേ സഞ്ചരിച്ചൊരു സംവിധായകനാണല്ലോ പത്മരാജൻ. അപ്പ പുള്ളി

എഹ് ചലച്ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പഴത്തെ കാലത്തിലും സംസാരിക്കാത്തിൻ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. പുള്ളീ പണ്ട്കാലത്ത് പറഞ്ഞിരിക്കുന്നത്. അതേ, വളരെ സമകാലീന പ്രസക്തിയുള്ള സിനിമ ചലച്ചിത്രങ്ങളായിട്ടു തോന്നും തോന്നുന്ന ചിത്രങ്ങളാണ്‌ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ചിത്രങ്ങള്‍ തന്നെയാണ്, തീര്‍ച്ചയായും. വേറെ എന്തൊക്കെയാണ് വിനോദങ്ങള്‍. കളി കളിക്കുക എന്ന് പറയുമ്പോള്‍

കളിക്കാന് പറയുമ്പോൾ കാൽപ്പന്തു കളികൾ പിന്നേ കുട്ടീം കോലും അങ്ങനത്തെ ചിലാ വൈകുന്നേരങ്ങളിൽ

അയ്യോ! കുട്ടീം കോലും കളി ഞാന്‍ ചെറുപ്പത്തിലേ ഒരു പാട് കളിച്ചിട്ടുള്ള കളിയാണ്‌. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടിം കോലുമൊക്കെ.

സമയം ചിലവഴിക്കുന്ന അ സന്ദർഭങ്ങളിൽ കൂടുതലും ഞങ്ങൾ

വിനോദങ്ങളിൽ എൻ്റെ കളികളിൽ ഏർപ്പെടുകയാണ് പതിവ്. പിന്നെ കമ്പും കോലും കമ്പുംകോലും പോലെ പിന്നെ ഉണ്ടയേറുപോലത്തെയുള്ളെ അതുപോലെ ചെറിയചെറിയ കളികളൊക്കെ നമ്മൾ കളിക്കാറുണ്ട്.

ലക്ഷ്മീ ഇങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെടാറില്ലേ വൈകുന്നേരങ്ങളിൽ എന്താണ് ചെയ്യാറ്? എനിക്ക് കണ്ണുപൊത്തിക്കളിയൊക്കെ കളിക്കുന്നതാണിഷ്ടം. അതല്ലാണ്ട് വേറെ കളികളെന്നു പറഞ്ഞാല്. ഞാനും ഇതുപോലെ

ഒളിച്ചുകളി, കണ്ണുപൊത്തിക്കളി, തൂണില് പിടിത്തം അങ്ങനത്തെ കളികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. പക്ഷെ, ഇപ്പൊ അങ്ങനത്തെ കളികളൊന്നും കളിക്കാന്‍ . സമയം കിട്ടാറില്ലാത്തതു കൊണ്ട് ഞാന്‍ വായിക്കാറുണ്ട് ഇപ്പം.

എനിക്ക് ഇങ്ങനെ മലയാളം പുസ്തകത്തെക്കാളും എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റഷ്യന്‍ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെയാണ്. ദസ്തയേവ്‌സ്കിയെഅങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങളാണ്.രാഹുല് വായിക്കാറുണ്ടോ? ഞാൻ വായനാ വല്ലപ്പോഴക്കെ ഇങ്ങനെ വായിക്കൂന്നല്ലാണ്ട് വല്യ വായനാ ശീലങ്ങളില്ലാ കൂടുതലും ചലച്ചിത്രങ്ങളും അറിവുകൾ കൂടുതലും വായനാ എന്താറിയില്ല എങ്ങനെയോ

പത്മരാജന്‍റെ തന്നെ കൊറേ നോവലുകള്‍ അങ്ങനെ ഇണ്ട്. മലയാള സാഹിത്യത്തില്‍.

അതെയതെ. ഇ ഒ പത്മരാജന്റൊരൂ നോവൽ ഞാൻ ഈയടുത്ത് വായിച്ചിരുന്നു. മറ്റേ ഞങ്ങൾ മലയാളത്തിൽ പഠിച്ചിരുന്നൊരു നോവൽ.

ബെന്യാമന്‍, അതുപോലെ തന്നെ കെ ആര്‍ മീര, അതുപോലെ അരുന്ധതിറോയ് ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ പെണ്ണെഴുത്തുകള്‍ എന്ന് പറഞ്ഞിട്ട് ആധുനിക സമൂഹം പുച്ഛിക്കുമെങ്കിലും,, പുച്ഛി പുച്ഛിക്കണ കുറച്ചു വ്യക്തികളാണല്ലോ. പക്ഷെ അതങ്ങനെയല്ല എന്ന് തുറന്നു പറയണ ഒരു പാട് എഴുത്തുകളാണ് ഇവരുടെയൊക്കെ.

യാത്രകള്‍ എവിടൊക്കെ യാത്രകള്‍ ചെയ്തിട്ടുണ്ട്?

ഞങ്ങളുടുത്തുള്ള ഇടുക്കി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയായിരിക്കും വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലും യാത്രകൾ പോവാറിണ്ടിപ്പോ. വെറുതെഇരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി വാ നമുക്കൊരു ദിവസം പോവാം ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞ ഞങ്ങൾ

ഓഹോഹോ, എനിക്ക് ഇങ്ങനെ പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലങ്ങള്‍ കാണാന്‍ പോകുന്നതിനേക്കാളും ഇഷ്ടം ചരിത്രപരമയിട്ടുള്ള സവിശേഷതകള്‍ ഉള്ള സ്ഥലങ്ങള്‍ കാണാന്‍ പോകുന്നതനിഷ്ടം. എങ്ങനെയാണ്? രാഹുലിന് എങ്ങനെയാണ്?

പരമായ സ്ഥലങ്ങൾ കാണാൻ എനിക്കും താല്പര്യമാണ്. പണ്ടത്തെ ഉം കാലഘട്ടത്തിലെ ചരിത്രവും, പിന്നേ ആ കാലത്തിലെ രാഷ്ട്രീയവുമെല്ലാം നമുക്ക് ആ കാലത്തിന്‍റെ അടയാളപ്പെടുത്തി അതേ അതിന്‍റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങള്‍ അങ്ങനെ

ഇപ്പ തൃപ്പൂണിത്തറ തിത്തറയും കൊട്ടാരമുണ്ട്. അതേപോലെ ഓരോ സംസ്കാരങ്ങള്‍ മനസിലാക്കാന്‍ പറ്റണ അങ്ങനത്തെ യുള്ള സ്ഥലങ്ങള്‍. ഇപ്പം നമ്മ അതേയതെ, അതേ. സംസ്കാരങ്ങളും അത് പലപല നാട്ടു രാജ്യങ്ങളുടെ തരംഗവും കാര്യങ്ങളെല്ലാം പുതിയാങ്കൂറിലെ രാജാവിൻ്റെ കോട്ടാരമൊക്കെ കാണാൻ വളരേ ഭംഗിയാണ്. തീര്‍ച്ചയായും, തീര്‍ച്ചയായും എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം. വളരെ സൗമ്യമായിട്ടുള്ള പാട്ടുകളാണോ? അതോ ഭയങ്കര

ഞാൻ എനിക്ക് കൂടുതലും കുത്ത്പാട്ടുകൾ

പ് പാട്ടുകളൊക്കെയാണ് താല്പര്യം.ഞാൻ പിന്നെ ആ പഴയകാലത്തിലെ പാട്ടുകളും ഞാൻ കേക്കാറുണ്ട്. എനിക്കും പഴയകാലത്തെ പാട്ടുകള്‍ ഭയങ്കര ഇഷ്ടാണ്. പി. സുശീല, അതുപോലെ ശാരദാമ്മ അങ്ങനെ അവരുടെയൊക്കെ പാട്ടുകള്‍ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ദേവരാജന്‍ മാസ്റ്ററിന്‍റെ സംഗീതം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ്.

അതെയതെ അത് വളരെ ഇപ്പ്കേക്കുമ്പഴും അതിന്റൊരു കുളിർമ കിട്ടുന്ന പാട്ടുകളാണ് അതൊക്കെ. തീര്‍ച്ചയായും, തീര്‍ച്ചയായും.

അതുപോലെ എന്താ, അന്യഭാഷകളില്‍ ഉള്ള പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എന്താ സംഗീതകൂട്ടായ്മകള് വളരെ രസകരമായിട്ടു തോന്നിയിട്ടുണ്ട്.

ഡീപില്‍സ്, വണ്‍ ഡയറക്ഷന്‍ അങ്ങനെയുള്ള കൊറെ പ്രമുഖരായിട്ടുള്ള പാട്ടുകാര്. ആന്നുആന്നു. വളരെ ഞാനിപ്പഴും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അതേ, എനിക്കും എനിക്കും ഇഷ്ടമാണ്.

ഒരു പ്രേത്യേകൊരു എന്ന ഉന്മേഷം തരുന്ന പാട്ടുകളൊക്കെയാണ് അങ്ങനത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ.

നൃത്തം ചെയ്യാറുണ്ടോ വിനോദങ്ങൾക്കായിട്ട് ലക്ഷ്മി? ഞാന്‍ പണ്ട് നൃത്തം പഠിച്ചിരുന്നു. എനിക്ക് ഭരതനാട്യം ഭരതനാട്യവും, മോഹിനിയാട്ടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുണു കലാരൂപങ്ങളില്‍ വച്ചിട്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രകലകള്‍ എന്ന് പറയുന്ന ആ ഒരു ഒരു

കലാരൂപത്തിലേക്ക് ഒതുങ്ങി പോവാണ്ട് അല്ലെങ്കില്‍ കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം ഇതിലേക്കൊക്കെ ഒതുങ്ങി പോകാണ്ട് നമ്മള് കൊറച്ച് തെയ്യത്തിനും, പടയണിക്കും ഒക്കെ കൂടുതല്‍ പ്രാധാന്യം കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങള്‍ക്ക്, രാഹുലിന് രാഹുലിന് പടയണി, തെയ്യം അതൊക്കെ കണ്ടു പരിചയം ഒണ്ടോ? എങ്ങനെയാണ്‌? ഇഷ്ടാണോ? എനിക്ക് ഇങ്ങനെ വല്യ പരിചയങ്ങളും കാര്യങ്ങളൊന്നുല്ലാ കൂടുതലും ഈ പുറത്തുള്ള സംസ്കാരങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ശ്രെദ്ധിച്ചിട്ടുള്ളത്. നാട്ടുംപുറത്തെ വല്ലാണ്ട് അറിയില്ല അതിനെപ്പറ്റി. അറിയണംന്നുണ്ട്. പക്ഷെ അറിയാനുള്ളൊരു സാഹചര്യണ്ടാട്ടില്ലന്നാണ് എനിക്ക് തോന്നുന്നത്. തീര്‍ച്ചയായിട്ടും. എന്‍റെ നാട്ടിലൊക്കെ തെറ ഇതൊന്നും നമ്മുടെ നാട്ടിലധികം ഇപ്പൊ ഇപ്പഴത്തെ ഈ സ ഇങ്ങനത്തെ സംസ്കാരങ്ങളും, നൃത്തങ്ങളും സാധനങ്ങളൊക്കെ വളരേയധികം കുറഞ്ഞിരിക്കുകയാണ്. ഒരു സാധാരണ ഇപ്പഴും ആഹ് പുറത്ത് പട്ടണത്തിൽ ജീവിക്കുന്നരാൾക്കാരൊക്കെ കാണാൻ പറ്റുകാന്നൊള്ളൊരു വളരെയധികം കുറഞ്ഞൊരു ശതമാനത്തി ഇതാണുള്ളത്. തീര്‍ച്ചയായും, തീര്‍ച്ചയായും. എന്‍റെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോള്‍ ഞാന്‍ ചെറിയ കുട്ടിയായിരിക്കുമ്പോള്‍ തെറം-തെറ, അതുപോലെ പൂതമൊക്കെ വരുമായിരുന്നു. അപ്പം ഞാന്‍ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുമായിരുന്നു ചെറുപ്പത്തിലേ. ഇവര് വന്നിട്ട് എന്താണ് അരിമണിയൊക്കെ എറിഞ്ഞിട്ടു പോവും. ഇടയ്ക്കൊക്കെ വച്ച് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പിന്നെ ഞാന്‍ വളര്‍ന്നു വലുതായപ്പോള്‍ എനിക്ക് മനസിലായി. ഇതൊക്കെ നമ്മള് കൂട്ടി നിര്‍ത്തണ്ട നമ്മുടെ സംസ്കാരം ആണെന്ന് എനിക്ക് പിന്നീടു വലുതായപ്പോ മനസിലായി. അതുകൊണ്ട് എന്താ അതുപോലെ ഞാന്‍ ഇതിനെ പറ്റി കൊറേ പഠിക്കാന്‍ തുടങ്ങി. ഇതിനെ പറ്റി കൊറേ അന്വേഷിക്കാന്‍ തൊടങ്ങി. അതുപോലെ അപ്പൊ ഈ തെയ്യമാണെങ്കില്‍ പോലും നമ്മടെ പ്രശ്നങ്ങള്‍ കേള്‍ക്കാനുള്ള ഒരാള് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

രാഹുല് ഇതിനെ പറ്റി കൂടുതല് പഠിക്കണം എന്നാണ് എന്‍റെ ആഗ്രഹം. മാത്രമല്ല, ഈ ക്ഷേത്രകലകള്‍ അങ്ങനത്തെ ഏതൊക്കെയാണ് ഇഷ്ടം? ഭരതനാട്യം, മോഹിനിയാട്ടം. അതൊക്കെ ഇഷ്ടമാണോ?

വല്ലപ്പഴും പ് എ മറ്റേ ഇതിലൊക്കെ വരുമ്പോ കാണാറുണ്ടന്നല്ലാണ്ട് ഇപ്പ ഒരു പരുപാടിക്കൊക്കെ പോകുമ്പോൾ അതേപോലത്തെ പരുപാടികളുള്ളപ്പോ അങ്ങനെ കാണും ഭാരത നാട്ട്യോക്കെ കണ്ടിട്ടുണ്ടന്നല്ലാണ്ട് അതിനെപ്പറ്റി വല്യ അറിവുകളും

ഉം ശരിയാ ഇക്ക് അങ്ങനൊക്കെ ചെറിയ കുട്ടികളെ തന്നെ ആദ്യം ചെറുപ്പം മുതലേ ഭാരതനാട്യം അങ്ങനത്തെ കലകളോട് കലകളിലേക്കെക്കെ ഇവിടുന്ന് മാതാപിതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തീര്‍ച്ചയായും, തീര്‍ച്ചയായും. ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് വച്ചാ നമ്മള് നിര്‍ബന്ധിച്ചു കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതിന്‍റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മള് നമ്മളിലേക്ക് തിരിച്ചു വരാ വരാനുള്ള ഒരു വരാനുള്ള ശ്രമം നടത്തുന്നില്ലാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.

പിന്നെ എന്താണ് വിനോദങ്ങളൊക്കെയായിട്ട് ചെയ്യാറുള്ളത്? എനിക്ക് ഇതുപോലെ ഞാന്‍ ദേശിയതലത്തിലുള്ള സിനിമകള് വരുമ്പോള്‍, അങ്ങനത്തെ മേളകള്‍ വരുമ്പോളാണ് അതിലൊക്കെ പങ്കെടുക്കാറ്. ഈ അടുത്ത് ഇനി തിരുവനതപുരത്ത് ഒരുഅന്തര്‍ദ്ദേശിയ അന്തര്‍

അ അടുത്ത മാസം ചലച്ചിത്ര സമ്മേളനം അതേ, അന്തര്‍ദ്ദേശീയ ചലച്ചിത്രമേള വരുന്നുണ്ട്. പോകുന്നുണ്ടോ? രാഹുല്‍ പോകുന്നുണ്ടോ?

ഞാൻ ചെലപ്പം പോവണംന്ന് വിചാരിച്ചിരുന്നത്. അതിൻ്റെ പൈസ അടക്കാനുണ്ട്. ഇതുവരെ അടച്ചിട്ടില്ലാ. പോവണംന്നാണ് എന്റെയും പ്രേതീക്ഷിക്കുന്നത്. അറിയില്ല. പിന്നയിപ്പം പൈസകളും പിന്നിപ്പം പൈസകളും കാര്യങ്ങളൊക്കെള്ള കാരണം ചിലപ്പഴെ പോവുണ്ടാവുള്ളു ലക്ഷ്മി പോവുണ്ടോ? ഓ, അത്, നല്ലകാര്യം. എനിക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ, അങ്ക്ലിയർപോകണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ, എനിക്ക് പരീക്ഷകള്‍ വരുന്നുണ്ട്. അതുകാരണം എനിക്ക് പോകാന്‍ പറ്റുമോ എന്ന് സംശയം ഉണ്ട്. അതെ. ഈ ചലച്ചിത്ര മേള എന്തായാലും ജീവിതത്തിൽ ഒരുവട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഞാൻ നോക്കീട്ട് വളരേ

നിങ്ങടെ നാട് മലപ്പുറത്ത് അല്ലേ. അപ്പൊ അവിടെ അവിടത്തെ സംസ്കാരം എങ്ങനെയാണ്? അവിടത്തെ ഇങ്ങനത്തെ ചിത്രങ്ങളോടുള്ള ഒരു പ്രതീകരണം എങ്ങനെയാണ്? അവിടെ കാല്‍പ്പന്തു കളി വളരെ ഒരു വലിയ വിനോദമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ, ബാക്കിയുള്ള അവസ്ഥ എങ്ങനെയാണ്? ചിത്രങ്ങളോട് ഇതേപോലത്തെ ഇപ്പൊഴത്തെ ഒരു തലമുറ അഭിനയിച്ച് മാറിമാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പ എല്ലാ നാട്ടിലെയും പോലെ മലപ്പുറത്തും കാൽപ്പന്തുകളിയിലെ ഇതൊണ്ടെങ്കിലും സിനിമകളോടും താല്പര്യമുണ്ട്. ഞാന് എവിട അവിടന്ന് വന്നിട്ട് ഞാനും ഇതേപോലത്തെ അന്തർദേശീയ പടങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ പത്താം ക്ലാ പത്താം പത്തിൽ പഠിക്കുന്നത് മുതൽ ഞാൻ ഇങ്ങനത്തെ പലപല രാജ്യങ്ങളിലുള്ള നല്ല പടങ്ങൾ

ഓ, തീര്‍ച്ചയായും. അപ്പൊ നല്ല രസായിരിക്കൂലേ. അപ്പൊ ഈ മലപ്പുറത്ത് നിന്ന് കൂട്ടുകാരേം കൊണ്ട് ഇത്രദൂരംതീവണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തി

അവിടെ കറങ്ങാം, അവിടെ നില്‍ക്കാം, അവിടത്തെ സംസ്കാരം എന്തൊക്കെയാണെന്ന് അറിയാം. നല്ല രസായിരിക്കൂലെ. വളരെ നല്ലരസമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു ഇതിന് ഈ ചലചിത്രോത്സവത്തിന്.

കുറേ ആൾക്കാരെ പരിചയപ്പെടുകയും പിന്നെ കുറേ സംവിധായകരെ കാണുകയും പല രാജ്യത്തോന്നുള്ള സംവിധായകരെ കാണുകയും അവരെ സംവദിക്കാൻ സം ആ ചെയ്തിട്ടുണ്ട്. ഈ വിനോദങ്ങളില്‍ ഏറ്റവും ഇഷ്ടം ഉള്ളത് കളി കളികളാണെന്ന് പറഞ്ഞുവല്ലോ. ബാക്കി എന്തൊക്കെയാണ്? പാട്ട്

പാട്ടങ്ങനെ ഞാൻ പാടാറില്ല പണ്ട് ചെറുപ്പത്തിലൊക്കെ പാടുമായിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ വീട്ടുകാരിൽ നിന്ന് നിർബന്ധിക്കുമ്പോൾ രണ്ടുവരി മൂളുംന്നല്ലാണ്ട് ചെറുപ്പത്തിൽ പാടിയിരുന്നു. പിന്നെ ഈ വളർന്ന് വന്നപ്പോൾ തൊണ്ടയുടെ സൗണ്ടൊക്കെ ഇടലേശം പിന്നെ ഞാനങ്ങനെ അധികം പാട്ടുപാടാറില്ല. ഓഹോ, ഹോ, ന്നൃത്തം ചെയ്യാറുണ്ടോ?

ആ ഒരു താളത്തിനൊത്ത് ചെയ്യുമല്ലേ? നൃത്തം അഭ്യസിക്കാന്‍ താല്പര്യം ഉണ്ടോ? അതെ അതെ അതെ. അല്ലാണ്ടങ്ങനെ ഇപ്പ നമ്മൾ വിനോദയാത്രയൊക്കെ പോകുമ്പോൾ

സ്ക്രിപ്റ്റിനോടൊന്നും അങ്ങനെ താല്പര്യം

ഓഹോഹോ, ആസ്വദിക്കാനാണ് താല്പര്യം. കണ്ടാസ്വാദിക്കാനാണ് താല്പര്യം.

ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ സമയം ഒരു നല്ല വിനോദമായി പോകുന്നത് രസല്ലേ. തീര്‍ച്ചയായും, തീര്‍ച്ചയായും. എനിക്കതുപോലെ നൃത്തം ചെയ്യുക, പാട്ടുകേള്‍ക്കുക, ഇതൊന്നുമല്ലാണ്ട് എനിക്ക് പുസ്തകങ്ങള്‍ വായിക്കുന്നത്. എനിക്ക് പുസ്തകങ്ങള്‍ വായിക്കാന്‍ സമയം കിട്ടാറില്ല. അപ്പൊ ഞാന്‍ പുസ്തകങ്ങള് വേറൊരാള് വായിച്ചുകേള്‍ക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാന്‍ ശ്രമിച്ചിട്ടുണ്ടോ? . അങ്ങനെ പണ്ട് ചെറുപ്പത്തിലെനിക്ക് അമ്മൂമ്മ ഇങ്ങനെ കഥ പറഞ്ഞുതരുവാരുന്നു.

അതൊക്കെ ഓർക്കുന്നു. അല്ലാണ്ട് പിന്നെ ഞാനായിട്ട് വായിച്ച് കേൾപ്പിക്കാൻ പോകാറില്ല. ഓ, നല്ലകാര്യം, നല്ലകാര്യം എനിക്ക് എനിക്ക് പണ്ട്. ആ എനിക്കും പണ്ട് എന്‍റെ മുത്തശ്ശി കഥകള്‍ പറഞ്ഞുതരുമായിരുന്നു. ചെറുപ്പത്തിൽ കഥ കേൾക്കുന്നത് നല്ലൊരു വിനോദമായിരുന്നു.

പോക്കാച്ചി പിടിക്കുന്ന കഥകള്‍. അതുപോലെ പൂതന വരുന്ന കഥകള്‍, പുരാണങ്ങള് അതൊക്കെ എനിക്ക് പറഞ്ഞുതരുമായിരുന്നു. അതേയതെ.

രാമായണവും മഹാഭാരതമെല്ലാം അമ്മൂമ്മ പറഞ്ഞുതന്ന് എനിക്ക് നല്ല മറന്നുപോയെങ്കിലും പണ്ടൊരു എല്ലാ രാത്രിയും ഓരോ എപ്പിസോട് എ ഓരോ ഇതുപോലെ

തീര്‍ച്ചയായും, നല്ല കാര്യം. ഞാന്‍ ഇനി നമുക്ക് നേരിട്ട് കാണുമ്പോള്‍ എന്തായാലും ഞാനെന്തായാലും മലപ്പുറത്ത് വരാം. മലപ്പുറത്ത് വന്നിട്ട് അവിടത്തെ ക്ഷേ, അവിടത്തെ അടിസ്ഥാനവര്‍ഗമായിട്ടുള്ള ആള്‍ക്കാരുടെ

ഓക്കേ എ എന്തയാലും തീർച്ചയായും ഞാനെന്തായാലും ഉം വരുന്നതായിരിക്കും അപ്പൊ ബായ് നമു എ ശരി നമുക്ക് പിന്നെ കാണാം ശരി, നമുക്ക് പിന്നീടു കാണാം. നന്ദി.